നമസ്കാരം, എന്തൊക്കെയുണ്ടടാ വിശേഷം?

നിക്ക് തോന്നുന്നത് ഞാൻ ഒന്നുകൂടി മെച്ചപ്പെ...ഞാൻ പ്രതീക്ഷിച്ച അത്രേം ഇല്ല, അത്തീന്നും കുറച്ചു കുറഞ്ഞിട്ടുണ്ട്. മ്, എന്താണ് ? അന്റെ മാർക്ക് എങ്ങനെയാ? പ്രതീക്ഷിച്ചതിനെക്കാട്ടീം മാർക്കുണ്ട്....

ഒൻപത് വിഷയത്തിന് എ പ്ലസ് ഒക്കെ എടുത്തു.

എനിക്ക് ഏഴ് വിഷയത്തിലെ ഉള്ളൂ, ഞാനൊരു ഒൻപത് പ്രതീക്ഷിച്ചതായിരുന്നു.

ബാക്കി കൂട്ടുകാരന്മാർക്കൊക്കെ എങ്ങനെയാണു മാർക്കുണ്ട? ങാ, എന്റെ അപ്പുറത്തുള്ള എന്റെ അയല്വാസിടെ മോന് ഒൻപത് എ പ്ലസ് ഉണ്ട്.അവൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു.പക്ഷേ അവന് കിട്ടി, ഒൻപത് എ പ്ലസ് കിട്ടി. കൂട്ടുകാരന്മാർക്ക് ഫുൾ...മൊത്തം എ പ്ലസ് ഉള്ള കൂട്ടുകാരൊക്കെയുണ്ടാ? ങാ, മൊത്തം എ പ്ലസ് കിട്ടിയത് രണ്ടുപേർക്ക് മാത്രമാണ് ഞങ്ങടെ ഈയൊരു നാട്ടില്.

മ് ..അന്റെ നാട്ടില് എങ്ങനെയാ?

ങാ...ഇവിടെ എ പ്ലസ് കിട്ടിയ രണ്ട് കുട്ടികളും പുരുഷന്മാരാണ്.

പിന്നെ, ഇനി പ്ലസ് ഒൺ നു വിഷയങ്ങള് സെല..എടുക്കാൻ ഉണ്ടാവില്ലേ? അപ്പൊ നീ ഏത് വിഷയമാണ് എടുക്കുന്നത്? ഞാൻ സാമൂഹ്യ ശാസ്ത്രം എടുക്കണം എന്ന് വിചാരിക്കുന്നു, നീയോ?

ഞാനും അതുതന്നെ എടുക്കാനാണ്, എനിക്കുപക്ഷേ എന്തോരു പദ്ധതിയെന്ന്‌ പറഞ്ഞാല് അത് വിദേശത്തുപോയി പഠിക്കാനും കൂടിയാണ്.അപ്പൊ... വിദേശത്തു പഠിക്കാൻ നതാല്പര്യപ്പെടുന്നുണ്ടോ താങ്കൾ? ങാ, അതെയതെ.എനിക്ക് വിദേശത്തു പഠിക്കാനാ താല്പര്യം.കാരണം അതാകുമ്പോ ഈയൊരു..നമ്മടെ നാട്ടില് പഠനത്തിന് അനൂകൂല്യങ്ങള് ഇതൊക്കെ വളരെ കുറവാണു, അപ്പൊ വിദേശപഠനമാണ് എന്തുകൊണ്ടും മെച്ചപ്പെട്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ ഒരു അമ്മായീടെ മോനുണ്ട്.അവൻ വിദേശത്താണ് പഠിക്കുന്നത്.അവനിപ്പോ അവിടെ താമസിച്ച് അവനൊരുപാട് പ്രതിഫലോം ലഭിക്കുന്നുണ്ട്, മെച്ചപ്പെട്ട ആനുകൂല്യങ്ങളും.. സാമൂഹ്യ ശാസ്ത്രത്തിൽ എത്ര..ഏതൊക്കെ വിഷയങ്ങളാ വരുന്നത് നു ധാരണയുണ്ടോ? സാമൂഹിക ശാസ്ത്രത്തില് നമുക്ക് സാമൂഹികപരമായിട്ട് ഏതൊരു സമൂഹത്തിൽ പോയാലും നമുക്ക് എങ്ങനെ പെരുമാറാം എന്നുള്ളതും അതിന്റെ ഓരോ സിദ്ധാന്തങ്ങളെക്കുറിറ്റുമൊക്കെയാണ് പഠിക്കുന്നത്.. അതായത് നമ്മളുടെ സാമ്പത്തിക ശാസ്ത്രവും അത് കഴിഞ്ഞിട്ട് രാഷ്ട്രീയമ അങ്ങനെയുള്ള വിഷയങ്ങൾ...അതോടൊപ്പം നമുക്ക്... ങാ..സാമ്പത്തിക......ങാ... ചരിത്രവും പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ഭാഷയും തെരഞ്ഞെടുക്കാം എന്ന് തോന്നുന്നു അല്ലെ? രണ്ട് ഭാഷകൾ??

ങാ, നമ്മക്ക് വിദേശത്തുപോയി പഠിക്കുന്ന സമയത്ത് ഇംഗ്ളീഷ് വളരെ നല്ലൊരു...വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ അതുകൂടി മെച്ചപ്പെടുത്തേണ്ട ആവശ്യകതയുണ്ട്.

അതിൽ ഇസ്ലാമികചരിത്രം എന്നൊരു ഓപ്ഷനുണ്ടല്ലോ, താങ്കൾ അതാണാ എടുക്കുന്നത്? ങാ..ഞാൻ ഇസ്ലാമിക പഠിക്കാൻ .ആഗ്രഹിക്കുന്നുണ്ട്.നമ്മുടെ ചരിത്രത്തിലെ തന്നെ ഇസ്ലാമിക ചരിത്രം പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. നീ..സ്കൂള് മാറാൻ താല്പര്യപ്പെടുന്നുണ്ടോ? ങാ..ഞാൻ..എനിക്ക്..എന്റെ ഷൊർണൂര് സ്കൂളില് പോകാനാണാഗ്രഹം.എന്റൊരു കുടുംബക്കാരൻ അവിടെ പഠിക്കുന്നുണ്ട്.അപ്പൊ... ഷൊർണൂർ സ്കൂളിലെങ്ങനെ? സൗകര്യം ഒക്കെ വേണ്ടുവോളം ഉണ്ടോ? ങാ..അവനോ...അവനോട് ചോദിച്ചപ്പോ അവൻ പറഞ്ഞത് അവിടെ ഒരു കുട്ടികൾക്ക് കളിക്കാനൊരു കളിസ്ഥല..വിശാലമായിട്ടുള്ള കളിസ്ഥലങ്ങളുമുണ്ട് അവിടെ കായികപരമായിട്ടും മനസികാപരമായിട്ടും..

കളിസ്ഥലം...ഞമക്ക് അധികം...ഞമ്മളെ ബാധിക്കുന്നില്ലല്ലോ...ഞമക്ക് ഒരു...കുറച്ചു സമയം മാത്രമല്ലെ പഠനത്തിനിടയിൽ കായികത്തിനു ലഭിക്കുകയുള്ളൂ..

ഓ..കായികം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണല്ലോ..ആരോഗ്യം..

ബോം, ഞാ..നീ വിദേശത്തുപോകാൻ താല്പര്യപ്പെടുന്നുണ്ടോ? അതോ നാട്ടിൽ നിന്നുതന്നെ പഠിക്കാനാണോ നീ ആഗ്രഹിക്കുന്നത്? എനിക്കും വിദേശത്ത് പോകണം എന്നൊക്കെ താല്പര്യമുണ്ട്.അതുകൊണ്ടാണ് സാമൂഹ്യശാസ്ത്രം എടുക്കണത്..കുറച്ച് ...ഡിഗ്രിയാകുമ്പോൾ

ഇതിൽ തന്നെ തുടരാനും താല്പര്യപ്പെടുന്നുണ്ട്. ഞാനെന്തായാലും വിദേശത്തേക്ക് പോകും, കാരണം അവിടെയാണ് മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ..എനിക്ക് ഇവിടെ ..ഞമ്മക്ക് പഠിക്കുന്നതിനനുസരിച്ച് നമ്മുടെ, നമ്മുടെ....,നമ്മുടെ ഒരു സ്കില്ലുകള് അല്ലെങ്കി ഒരു കഴിവുകളൊക്കെ ഞമ്മക്ക് പ്രദർശിപ്പിക്കാൻ ഉള്ള ഒരു വേദി ആയി

എന്തുകൊണ്ടും നമ്മുടെ കഴിവുകളൊക്കെ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന ഒരു വേദിയാണ് വിദേശം. വിദേശം, നമ്മുടെ നാടിനേക്കാൾ എത്രയോ മികച്ചതായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈയൊരു വിദേശം തെരഞ്ഞെടുക്കാനുള്ള കാരണം... ഫാറസ്, അനിയന്മാരൊക്കെ എത്രയിലാ പഠിക്കുന്നത്?

അനിയന്മാര് എട്ടിലും ഏഴിലും ഒക്കെയായിട്ടാണ് പഠിക്കുന്നത്. അനിയന്മാരില് എല്ലാരും എങ്ങനെയിരിക്കുന്നു? ങാ, അനിയന്മാര് നന്നായിട്ട് പഠിക്കുന്നുണ്ട്.ഈ കഴിഞ്ഞ..കഴിഞ്ഞ കൊല്ലപരീക്ഷയ്ക്ക് അവനു ക്ലാസിലെ തന്നെ ഒന്നാം റാങ്ക് കിട്ടിയിരുന്നു. ഫാറസ്, അനിയന്മാരോട് എന്റെ വിശേഷണം പറയണം കേട്ടോ..

എന്നാ പിന്നെ വിളിക്കാം... ആയിക്കോട്ടെ, ആയിക്കോട്ടെ.പിന്നെ വിളിക്കാം.പിന്നെ ഞാന്..എനിക്ക് കുറച്ചുകൂടി സംശയങ്ങളുണ്ട്, അതൊക്കെ ഞാന് നിന്റടുത്ത് ചോദിക്കാം..നീ തെരഞ്ഞെടുക്കുന്ന സമയത്ത് എന്നോടൊന്ന് വിളിച്ചുപറയണം. ഞാനും സാമൂഹ്യശാസ്ത്രം, നിന്നെപ്പോലെ സാമൂഹ്യശാസ്ത്രം തന്നെയാണ് ഞാനും എടുക്കാൻ ..താൽപര്യപ്പെടുന്നത്. ങാ, ഓക്കേ, ഓക്കേ.ഇനി മാറ്റമുണ്ടെങ്കില് എന്നെ ഒന്ന് അറിയ്ക്ക് കേട്ടോ, ഓക്കേ?